മെസ്സി പിന്നെ വേറെ ആരാ വിരമിക്ക അഗുറോ strike ഇല്ലേ ആ striker അഗുറോ നമ്മൾ അർജൻറീനക്ക് എത്ര cup ഉണ്ട് total total ഇപ്പൊ രണ്ടന്നെ ഉള്ളു അതെനി നളത്തോടെ മൂന്നാക്കണം മൂന്ന് star ആവും അർജൻറീനന്റെ emblem ത്മ്മ ല്ലേ അതെ എന്നിട്ട് പിന്നെ പുതിയ jersey ഒക്കെ വാങ്ങിട്ട് ഒരു നടത്തുണ്ട് ബ്രസീൽ fans ഒക്കെ പുറത്തായില്ലേ ബ്രസീൽ ആരെപ്പ തോറ്റെ

ക്രൊയേഷ്യന്റൊപ്പം എങ്ങനെയാ score ല തൊറ്റെ penalty shoot out ല തൊറ്റെ penalty shoot out ൽ last minute ൽ ഏതോ defender bar മ്മക്ക അടിച്ചു post മ്മൽ അങ്ങനെ തോറ്റു അവരെ അതെ post മ്മക്ക അടിച്ചേ മനസിലായി post മ്മക്ക അടിച്ചേ ആഹ് മാർട്ടീന്സ് ആഹ് ഞമ്മക്ക് എന്തായാലും നാളെ അർജൻറീനന്റെ കളി ജയിച്ചാൽ മതി

നാളെ എന്തായാലും ജയി നാളത്തെ first eleven ഇന്റെ അഭിപ്രായം മെസ്സി എമി മാർട്ടിനസ് റൊമേറോ ഓട്ടമന്റെ ഡി പൌള് ഇവരെല്ലാം ആയിരിക്കും നിൻറെയോ ഇ ഇന്റെ അഭിപ്രായത്തിലും ഇതൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കൊരു റൊമേറോ വേണം എന്തായാലും defend ന് റൊമേറോ വേണം super sub ആയിട്ട് മാർട്ടിനെസ്സിനെയും കൊണ്ടുവരണം എന്നാ defence okay three defence ഓട്ടോമെന്റ് റോമെറോ ലൈസർഡോ മാർട്ടീന്സ്

front ൽ ടിബല ഇറങ്ങുവോ ഈ final ഫൈ ഇല്ലില്ല നിബലനെ ഇറക്കാൻ chancce ഇല്ല ടിബല sub തന്നെയായിരിക്കും ടിബല sub ആണ്ല്ലേ first eleven ഇല്ല അല്ലേ

ഇബാലയും മെസ്സിയും കളിച്ചിട്ട് കുറെയായില്ലേ ഓ എത്ര കാലായി കുറെയായി കളിച്ചിട്ട് എത്രയായി എന്ന് കളിച്ചയാണ് അവര് അവരെ കളിച്ചിട്ട് ഒരു ഒരു വർഷ എന്തായാലും ആയിട്ടുണ്ടാവും

എന്തായാലും നാളെ കണ്ടറിയാം അർജൻറീന cup അടിക്കുവോ cup അടിക്കുകയില്ലേ എന്ന്

wait ചെയ്യാം നാളെ ഖത്തർ ഏർ അർജൻറീന VS ഫ്രാൻസിന്റെ പോരാട്ടം തീപാറും നാളെ ഖത്തർ stadium ത്തിൽ നാളെ എന്തായാലും കളി കഴിഞ്ഞിട്ട് ഒന്ന് കാണാം നമുക്ക്

കളി അർജൻറീന ജയിക്കാണെങ്കിൽ അവിടെ വച്ചിട്ട്ന്നെ കാണാ ആഹ് എന്നാൽ അർജൻറീന ജയിക്കട്ടെ

okay

ഭൂമിയുടെ ഉപരി തലം അവിചാരിതമായി ചലിക്കുന്നതിനെ ഭൂകമ്പം അഥവാ ഭൂമികുലുക്കം എന്ന് പറയുന്നു. ഭൂകമ്പങ്ങൾ ദുരന്ത കാരണം ആകാറുണ്ട്. ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനത്തിന്, ഭൂകമ്പ വിജ്ഞാന ശാസ്ത്രം എന്ന് പറയുന്നു. ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ലോക ഭൂകമ്പ വിജ്ഞാന സമിതി രൂപീകൃതമായി. ഭൂകമ്പത്തെ കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾക്ക് ഈ സമിതി ആണ് മേൽനോട്ടം വഹിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി ആറ് april പതിനെട്ടിന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായ ഭൂകമ്പവും, അതിനിടെ അതിനെ തുടർന്ന് ഉണ്ടായ san andreas ഭ്രംശവുമാണ് ഭൂകമ്പത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഭൂകമ്പം സൃഷ്ടിക്കപ്പെടുന്ന ബിന്ദുവിനെ അവികേന്ദ്രം എന്ന് പറയുന്നു. ഇന്ന് ഭൂകമ്പത്തിന്റെ ശക്തി അളക്കാനായി പൊതുവെ richter മാനകം ഉപയോഗിക്കുന്നു. richter മാനകത്തിൽ മൂന്നിനു താഴെ ഉള്ള ഭൂകമ്പങ്ങൾ ദുരന്ത~ദുരന്തങ്ങൾ സൃഷ്ടിക്കാറില്ല. വർഗ്ഗിയ

ഇന്ത്യയിൽ ഉണ്ടായ ഭൂകമ്പങ്ങൾ, അപകടങ്ങൾ, ഭൂകമ്പ പഠനം, ഭൂകമ്പം പ്രവചിക്കൽ, അവലംബം, വർഗ്ഗിയ കാരണങ്ങൾ ഏതെങ്കിലും സ്ഥ ഏതെങ്കിലും സ്ഥലത്ത് വലിയ നാശം വിതയ്ക്കുന്ന ഭൂമികുലുക്കത്തിന് പ്രധാനാഘാതം എന്ന് പറയുന്നു. പ്രധാനാഘാതത്തിന് മുൻപായി അവികേന്ദ്രത്തിന് ചുറ്റുമായി ഉണ്ടാകുന്ന ചെറിയ കുലുക്കങ്ങളെ മുന്നാഘാതങ്ങൾ എന്ന് പറയുന്നു. പ്രധാനാഘാതത്തിന് ശേഷം ഉണ്ടാകാറുള്ള ചെറു ഭൂകമ്പ പരമ്പരയെ പിന്നാഘാതങ്ങൾ എന്നും പറയുന്നു പിന്നാഘാതങ്ങൾ ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. കാരണങ്ങൾ. ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന രണ്ടു തരം കാര്യങ്ങൾ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാറുണ്ട്. വിവർത്തന പ്രവർത്തനങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവയാണവ. ഇവ രണ്ടും അല്ലാതെ അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് പോലുള്ള കടുത്ത സമ്മർദം ഭൂവല്കത്തിലെ ചെറു ഭ്രംശരേഖകൾക്ക് താങ്ങാനാവാതെ വരുമ്പോഴും ഭൂമികുലുക്കം ഉണ്ടാവാറുണ്ട്. ഇത്തരം ചലനങ്ങളെ പ്രേരിത ചലനങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റു മാനുഷിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഉദാഹരണത്തിന് അണു bomb സ്ഫോടനം, ഖനി പ്രവർത്തനങ്ങള് ഭൂവൽക്ക ചലനങ്ങൾക്ക് ഭൂകമ്പം എന്ന് സാധാരണ പറയാറില്ല. ദിവർത്തന പ്രവർത്തനങ്ങൾ, ഭൂമിയുടെ ഉൽഭവകാലത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി സംവിധാനം തണുത്തുറക്കുകയുണ്ടായി. ഭൂവൽകം ആദ്യം തണുക്കുകയും അന്ധർ ഭാഗങ്ങളിലേക്ക് സാവധാനം തണുക്കുകയും ചെയ്തു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഭൂവല്കത്തിന്റെ പല ഭാഗങ്ങളിലും ആഴമേറിയ പൊട്ടലുകൾ ഉണ്ടായി. ഇത്തരം പൊട്ടലുകളെ ഭ്രംശരേഖകൾ എന്ന് വിളിക്കുന്നു. ഭൂവല്കത്തിന്റെയും താഴെ ഇന്നും ഉറയാത്ത ചില ധ്രുവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഭ്രംശരേഖകൾക്ക് ഇരുപുറം ഉള്ള ഗന്ധങ്ങൾ അഥവാ ഫലങ്ങൾ ഫലകങ്ങൾ തിരശ്ശിനമായും ലംബമായും ശിലാദ്രുവങ്ങൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ഇത്തരം തെന്നിനീങ്ങലുകൾ ഗന്ധങ്ങൾ തമ്മിൽ കൂട്ടി ഇടിക്കാറുണ്ട്. തൽഫലമായി ഉണ്ടാകുന്ന ഭുഗന്ധങ്ങളുടെ എരിഞ്ഞ ഉണ്ടാകുന്ന

ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾക്ക് ആവർത്തന ക്രമമുണ്ട്. ഭ്രംശരേഖകളിൽ ഊർജം ശേഖരിക്കപ്പെടുന്നതിന് അനുസരിച്ചാണ് ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഭൂഫലകങ്ങളുടെ ചലനം ആർജവത്തോടെ നടക്കുന്ന പ്രദേശങ്ങളിൽ പെട്ടെന്നു തന്നെ ഫലകങ്ങളുടെ വക്കുകൾ വലിയുകയും പൊട്ടി പോവുകയും ഭൂകമ്പം ഉണ്ടാവുകയും ചെയ്യുന്നു. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. അഗ്നിപർവ്വതങ്ങളോട് അനുബന്ധിച്ചാണ് ഇത്തരം കുലുക്കങ്ങൾ ഉണ്ടാകാറ്. തിളച്ചുമറിയുന്ന ശിലാദ്രാ~ദ്രാവ~ദ്രാവകത്തിലേക്കും ഭൂഗർഭ ജലം ഊറി ഇറങ്ങാൻ ഇടയായാൽ അത് രാസപ്രവർത്തനത്തിനും മിസ്‌ഫോടനത്തിനും കാരണമാകുന്നു. തൽഫലമായി ഉണ്ടാകുന്ന ചെറിയ വിടവുകളിലേക്ക് ശിലാധ്രുവം ചലിക്കുമ്പോൾ ചുറ്റുമുള്ള ശിലാഖണ്ഡങ്ങൾ ചൂടിനാൽ വികാസസങ്കോചങ്ങൾക്ക് കാരണമാകുന്നു. കൂടാതെ ശിലകൾ കടുത്ത മർദ്ദത്തിന് ഇടയാവുക, മർദ്ദത്തിന് ഇടയാവുകയും ചെയ്യുന്നു. ഇപ്രകാരമുണ്ടാകുന്ന ഊർജം ശിലകളിൽ നിന്ന് മോചിക്കപ്പെടുമ്പോളും

ശക്തി കുറഞ്ഞവ ആയിരിക്കും ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ. പ്രേരിത ചലനങ്ങൾ അണകെട്ടുകളോ canal കളോ ഒക്കെ ഉണ്ടാകുന്ന ചലനങ്ങളെ പ്രേരിത ചലനങ്ങൾ എന്ന് വിളിക്കുന്നു. അണക്കെട്ടുകളും മറ്റു ഭുഗർഭ മർദ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ് പ്രേരിത ചലനങ്ങൾ ഉണ്ടാകുന്നത്. പ്രേരിത ചലനങ്ങൾ

മംഗലം അണക്കെട്ടുകൾ പ്രേരിത ചലനങ്ങൾക്ക് കാരണമാകുന്നതായി കേട്ടിരുന്നു. ഇത്തരത്തിലുള്ള നൂറിൽ അധികം സാധ്യതകൾ ലോകമാ, ലോകമാകമാനം ഉള്ളതായി പറയപ്പെടുന്നു. അമേരിക്കയിലെ എന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ ഉണ്ടായ ഭൂകമ്പം ആണ് ഇത്തരത്തിൽ ഉള്ള സാധ്യതിയിലേക്ക് ചർച്ചക്കിടെ എത്തിച്ചത്. ഭൂകമ്പ തരംഗങ്ങൾ. ഭൂകമ്പത്തിന്റെ ഊർജം തരംഗ രൂപത്തിലാണ് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്. ഇത്തരം തരംഗങ്ങൾ പുറപ്പെടുന്ന ബിന്ദുവിനെ ഭൂകമ്പ നാഭി എന്ന് വിളിക്കുന്നു. ആ ബിന്ദുവിന് ഏറ്റവും അടുത്ത അഹ് ഭൗമോപരിതലത്തിലുള്ള ബിന്ദുവിന് അധികേന്ദ്രം എന്ന് വിളിക്കുന്നു. ഭൗമ അന്തർഭാഗത്തിലേക്കും നാനാഭാഗങ്ങളിലേക്കും ആയിരിക്കും ഭൂകമ്പ തരംഗങ്ങൾ തൊടുത്തും ഇടപെടുക. മൂന്നു തരം തരംഗങ്ങൾ എങ്കിലും ഭൂകമ്പ നാഭിയിൽ നിന്നും പുറപ്പെടുന്നു. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതിയ തരംഗങ്ങൾ, ഉപരിതല തരംഗങ്ങൾ എന്നിവയാണ് അവ.

ദ്രാവക ഭാഗത്തു കൂടെയും സഞ്ചരിക്കാൻ കഴിയും. ഒരു second ൽ എട്ടു kilometer ണ് വേഗത. ഇത്തരം തരംഗങ്ങൾ ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ ചെറിയ ഭാഗം ഊർജം അന്തരീക്ഷത്തിലേക്ക് നിക്ഷേപിക്കാറുണ്ട്. തൽഫലമായി ഉണ്ടാകുന്ന ശബ്‌ദം ആവർത്തിക്കുന്നത് മൂലം അഞ്ച് sector മനുഷ്യർക്ക് ശ്രവണാതീതം എങ്കിലും പല മൃഗങ്ങളും ശ്രവിക്കുകയും എടുക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യും. ഉത്ഭവ സ്ഥാന, ഉത്ഭവ സ്ഥാനത്തു നിന്നും തുടങ്ങുന്ന ഉർജ്ജപ്രവാഹം തിരമാലകൾ പോലെ വേഗത്തിൽ സഞ്ചരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുമ്പോൾ രൗദ്രഭാവം കൊള്ളും. ദ്വിതിയ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ദ്രവങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ചില ഭാഗങ്ങളിലൂടെ second ൽ അഞ്ച് kilometer വേഗത്തിലാകും സഞ്ചാരം, അപകങ്ങൾ സൃഷ്ടിക്കില്ല. ഉപരിതല തരംഗങ്ങളാണ് ഭൗമോപരിതലം ചലിപ്പിക്കുന്നത്. second ൽ മൂന്നേ point രണ്ട് kilometer വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഭൂകമ്പ തരംഗങ്ങളെ സൂക്ഷ്മമായി പഠിക്കുന്നത് മൂലം ഭൂമിയുടെ അന്തർഭാഗത്തെ കുറിച്ചുള്ള പഠനം സാധ്യമാകുന്നു. വ്യത്യസ്ഥ ഭൂകമ്പ തരംഗങ്ങളുടെ വേഗത മാധ്യമങ്ങളുടെ സാന്ദ്രത

hello നമസ്‌കാരം കേരളത്തിലെ അച്ചടി ചരിത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ കേരളത്തിൽ മലയാളത്തിനായി അച്ചുകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു കോട്ടയത്തു CMSpress സ്ഥാപിച്ച ബെഞ്ചമിൻ ബെയ്‌ലി ആണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് അച്ചുകളിൽ നിന്ന് അഞ്ഞൂറ് അച്ചുകളാക്കി മലയാളം ലിപിയെ രൂപകല്പന ചെയ്‌തത്‌ ഉ ഊ ഋ എന്നീ സ്വരങ്ങൾക് ചിഹ്നങ്ങൾ കൊടുക്കാൻ ബെയ്‌ലിക്ക് സാധിച്ചില്ല. വട്ടെഴുത്ത് കോലെഴുത്ത് മലയാൻ മാഫി എന്നി ലിപികളും ഗ്രന്ഥ ലിപിയിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തിയ ആര്യ ലിപിയും ശരിയാനി മലയാളമായ തരസോണിയും അറബി മലയാളവുമെല്ലാം സമാന്തരമായി പോരുകയായിരുന്നു ആര്യ ലിപിയെ സാർവത്രികമാക്കുന്നതിൽ christian missionary ങ്ങളുടെ ഇത്തരം അച്ചടി സംരംഭങ്ങൾ വലിയ പങ്കു വഹിച്ചു ഇവിടെ നിന്നും ആദ്യമായ് അച്ചടിക്കപ്പെട്ട യന്ത്രമേത് എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ ബെയ്‌ലി തന്നെ പരിഭാഷപ്പെടുത്തിയ ചെറുപൈതങ്ങൾ എന്ന കഥയെ അ ആണെന്ന് പറയപ്പെടുന്നു മലയാളത്തിലെ മാപ്പിള രചനകൾ മാപ്പിളമാർ മലയാള ലിപിയിൽ എഴുതാൻ തുടങ്ങിയത് പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയാണെന്നാണ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട രേഖകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത് തന്നെ വളരെ വിരളമായിരുന്നു ഒറ്റപ്പെട്ട ചില പണ്ഡിതരുടെ library കളിൽ നിന്നും കണ്ടുകിട്ടിയതോ പഴയ ഗ്രന്ഥങ്ങളിൽ രേഖപെടുത്തപ്പെട്ടതോ തലമുറകളായ് കൈമാറിപോരുന്നതോ ആയ ചില രചനകളാണ് ഇവിടെ ചേർക്കുന്നത് നാലകത്ത് മൊയ്‌ദീൻ കുട്ടി മുസ്ലിയാർ അത്തിപ്പറ്റ ഉസ്താദിൻറെ പിതാമകൻ നാലകത്ത് മൊയ്‌ദീൻ കുട്ടി മുസ്ലിയാർ പണ്ഡിതനും അഗ്രഗണ്യനുമായ വൈദ്യനും കവിയും ഗ്രന്ഥകൻ കാരനുമായിരുന്നു. ആയിരത്തി എണ്ണൂറുകളുടെ ആദ്യ പകുതികളിൽ ജനിച്ച അദ്ദേഹത്തിൻറെ വിയോഗം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിലായിരുന്നു മലയാള ഭാഷയിലും അറബി മലയാള സാഹിത്യത്തിലും തന്റേതായ ഇടം നിർണയിച്ച മൊയ്‌ദീൻ കുട്ടി വൈദ്യർ അന്നത്തെ ശുദ്ധമായ മലയാളത്തിലും മനോഹരമായ അറബി മലയാളത്തിലും വിവിധ രചനകൾ നടത്തിയിട്ടുണ്ട്

ഇക്കാലത്ത് ഇത്ര മനോഹരവുമായി എഴുതാൻ കഴിയുന്നത് ഈ ഭാഷകളിലുമായി അദ്ദേഹം നിലനിർത്തിയിരുന്ന ബന്ധത്തിൻറെ ആഴങ്ങളിൽ നിൽക്കുന്നു മനുഷ്യനെ ബാധിക്കുന്ന ഏഴു മനുഷ്യന് അക്കാലത്തു ഇത്ര മനോഹരമായ് എഴുതാൻ കഴിയുന്നത് ഈ ഭാഷകളെ മായി അദ്ദേഹം നിലനിർത്തിയിരുന്ന ബന്ധത്തിൻറ്റെ ആഴം ക്കുകയാണ്

പേരും അതിൻറ english നാമവും അത് ഉണ്ടാക്കുന്ന രീതിയും വിശദമായ് ചേർത്തിട്ടുണ്ട് മലയാളത്തിലെ സൂഫിസം doctor മൊയിൻകുട്ടി സൈദാലി വൈദ്യർ നാലകത്ത് മൊയ്‌ദീൻ കുട്ടി മുസ്ലിയാരെ പോലെയും പല വൈദികരും മലയാള ലിപിയിൽ പ്രതിവിധി നിന്നെഴുതിയതായി ബ്രിഹത്തായ പുസ്തകങ്ങൾ പില്കാലത് കണ്ടുകിട്ടിയതും പരമ്പരാഗതമായി കൈമാറി തലമുറകൾ കൈമാറിപോരുന്നതുമായി കാണുന്നുണ്ട് അത്തരത്തിൽ ഒന്നാണ് സൈദാലി വൈദ്യർ പട്ടിക്കാടിൻറെ രചനകൾ സ്വന്തം കൈപ്പടയിൽ മലയത്തിൽ എഴുതിയ കുറിപ്പുകൾ ഇന്നും ആ വഴിയായി കൈമാറിപോകുന്നുണ്ട് അധികാരത്തിൻറെ പിൻബലത്തിൽ british കാരുടെ ഒത്താശയോടെ ക്രിസ്തുമത പ്രചാരണം മലയാള അച്ചടികളിലൂടെ വ്യാപകമായിരുന്ന പതിനെട്ടാം നൂറ്റാണ്ടിൽ മലയാള ലിപിയിൽ പാതിരിമാരുടെ വാദങ്ങൾക് മറുപടി നൽകി രംഗത്ത് വരികയായിരുന്നു സയ്യിദ് എന്ന തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എമ്പതി നാലിൽ കേരളപോകാരി പോലും പോലുള്ള ക്രൈസ്തവ മാഫിയ പത്രങ്ങൾ ഇസ്ലാമിനെയും ലിപിയെയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് christian ശാസ്ത്രത്തിന്റെ അടിയെക് ആധാരമായി ക്രിയേത്വത്വത്തിൻറെ വിശ്വ മുഖ്യ ആദിത്യവും തുറന്നു നോക്കാൻ മുസ്ലി തങ്ങൾ ഇറങ്ങിയത് അദ്ദേഹം എഴുതിയ കൃതിയിയാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കടോര കൂടാരം ഇതിന് christian പണ്ഡിതനായ ഇസ്മായിൽ കുട്ടി മറുപടി എഴുതിയപ്പോൾ കടോര വജ്രത്തിലൂടെ മത്തി തങ്ങൾ തിരിച്ചടിച്ചു മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിഅഞ്ചിൽ പരോപകാരി എന്ന പേരിൽ മലയാള ലിപിയിൽ തന്നെ ഒരു മോസിയം ആരംഭിച്ചു പഴയ പുതിയ നിയമങ്ങളിൽ ആഗമന സുവിശേഷം അറിയപ്പെട്ട പ്രവാചകൻ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് സമർത്ഥിച്ചു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മത്തി തങ്ങൾ തന്നെ രചിച്ചതാണ് വാർക്കേ ആ പോർക്കളം ഈ കൃതിയിൽ താൻ ഉന്നയിച്ച വാദങ്ങൾ തെറ്റാണെന്ന് സമ്മർത്തിച്ചു കൊണ്ട് ഗന്ധന നല്കുന്നവർക് അദ്ദേഹം ഇരുന്നൂർ രൂപ ഇനം പ്രഖ്യാപിച്ചു പക്ഷേ വെല്ലുവിളി സ്വീകരിക്കാൻ മറ്റേ christ പങ്കുചേരാൻ തയ്യാറായില്ല പകരം ഈ കൃതി തങ്ങളുടെ അനുയായികൾ വായികാത്തിരിക്കാനായി അദ്ദേ അതിന്റെ copy കൾ അന്നടങ്കം പുസ്തകശാലകളിൽ നിന്ന് വാങ്ങി അപ്രത്യക്ഷമാക്കുന്ന തന്ത്രമാണ് അവർ സ്വീകരിച്ചത് സത്യദർശിനി തൃശ്ശിവപേരൂർ christian ക്രിസ്തിയ വായ വായടത്ത് തമ്പാൻ കുണ്ടോ ചെണ്ട

ക്രിസ്ത്യതീയ മൂഢ പ്രൗഡി ദർപ്പണം തുടങ്ങിയ കൃതികളും ഇസ്ലാമിന് എതിരായ christian missionary മാരുടെ വിമർശനങ്ങൾക്കുള്ള മത്തി തങ്ങളുടെ മറുപടികളുമാണ്

മദ്രാശിയിലെ ഇന്ദ്രസഭാ നാടക സംഘം കോഴിക്കോട് അഭിനയിക്കാൻ പോകുന്ന ഒരു നാടകത്തെ വർണിച്ചു കൊണ്ടും അത് കാണാൻ ജനങ്ങൾ പ്രേരിപ്പിച്ചു കൊണ്ടും കോഴിക്കോട്‌ നിന്നും ഇവർ ചേരുന്നതായി മഹത്തായ മാപ്പിള പാരമ്പര്യത്തിലും പുസ്തകത്തിലും കാണുന്നുണ്ട് ചാകിരി ബദറു എന്ന പേരിൽ പഴമക്കാർക്ക് ഇടയിൽ ഏറെ പ്രശസ്തമായ ബദർ യുദ്ധത്തെ ഇതിവൃത്തമാക്കുന്ന കാവ്യം ഇദ്ദേഹത്തിൻറെ രചനയിൽ ഏറെ ആധികാരികമായ ഈ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ അവലംബിച്ച് രചിച്ചതാണ് ഈ കൃതി ഹിജ്‌റ വർഷം ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി നാലിൽ AD ആയിരത്തി എണ്ണൂറ്റി എഴുപ്പത്തി ഏഴു കോഴിക്കോട്ടെ ഏറെ മളുഹറത്തിൽ അതിൽ മളുഹറുൽ അതിൽ അച്ചുകൂടത്തിൽ പ്രസ്തുത കൃതി അച്ചടിക്കപെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ കൃതി മലയാള ലിപിയിൽ അദ്ദേഹത്തിൻറെ പുത്രനായ ചാക്കിരി അഹമ്മദ് കുട്ടി സാഹിബിൻറെ സമപരമായി പുറത്തു വന്നു. ആ മഹൽ സംരംഭത്തിന് അവതാരിക എത്തിയത് KV കോകിലം T ഉബൈദ് ആയിരുന്നു ചാകിരി ഇത്രിലെ പ്രശസ്തമായ ഭാഗം വെടി മതിമാൻ ജഗജീവിഹോ മണ്ണിനടി ജഡത്തിൽ സാമ സമാൻറ്റെന്തിൽ നിറമു മലാന തിലകി സുകൃതം പടി ഇത് പൊതിരുകയായി. ഇതിനുടവാസര വിഷയത്തിൽ ചതു പഞ്ചമതിനെ എന്നും ഇതിന് എതിരായിരുന്നുവെന്ന് ചില മൊഴികളിൽ വരവായി അന്ന് ചില അതുലിതരാം വിവിധ തരം ഖുർആൻ പരിഭാഷകൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ വിവിധ ഖുർആൻ വ്യാഖ്യാനങ്ങൾ അറബി മലയാളത്തിലാ യി പുറത്ത് ഇറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്ത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ജുസ്ഉകളായി islamic literature society ക്ക് കീഴിലും അല്ലാതെയും വിശുദ്ധ ഖുർആനിന് പലരും വ്യാഖ്യാനങ്ങൾ എഴുതിയെങ്കിലും വിശുദ്ധ ഖുർആൻ മുഴുവൻ പരിഭാഷപ്പെടുത്തി വ്യാഖ്യാന സഹിതം പ്രസിദ്ധികരിച്ചത് CN അഹമ്മദ് മൗലവി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ രചന ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപ്പത്തി മൂന്നിൽ പൂർത്തീകരിക്കുകയും ചെയ്ത ഈ പരിഭാഷയുടെയും വ്യാഖ്യാനത്തിൻറെ പേര് തഫ്‌സീറുൽ ഖുർആൻലെ എന്നായി

ഇതോടുകൂടി നിർത്തുന്നു thank you നന്ദി നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മലയാള novel സ്റ്റ് കഥാകൃത്ത് സ്വാതന്ത്ര്യസമര പോരാളിയും ആയിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്നവരെ കുറിച്ചാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനനം ഇരുപത്തിഒന്ന് january ആയിരത്തി തൊള്ളായിരത്തി എട്ട് തലയോലപ്പറമ്പ് വൈക്കം കോട്ടയം ജില്ലയിലാണ്. അഹ് ജൂ മരണം july അഞ്ച്, ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബേപ്പൂർ കോഴിക്കോട് വെച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ത്യാ government അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി fellowship നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാ~ണെന്നും അദ്ദേഹം വിശേഷിക്കപ്പെ~വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. ആയിരത്തി തൊള്ളായിരത്തി എട്ട് january ഇരുപത്തി ഒന്നിന് തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായ് അബ്ദു റഹ്മാൻ മാതാവ് കുഞ്ഞാനുമ്മ. ഇവരുടെ ആറ് മക്കളിൽ മൂത്ത ആളായിരുന്നു ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ഇവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം english school ലും ആയിരുന്നു. രസകരവും സാഹസിക സാഹസികവുമായിരുന്നു ബഷീറിൻറെ ജീവിതം school പഠനകാലത്ത് അഞ്ചാം class ൽ പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ എത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിൻറെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട് എത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ jail ലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ ജി തീവ്രവാദസംഘം ഉണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖം മുഖപത്രമായി ഉജീവന്~ ത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പ്രഭ എന്ന തൂലികാ നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വാരിക പിന്നീട് കണ്ട് കെട്ടി തുടർന്ന് കുറെ വർഷങ്ങൾ ഇന്ത്യ ഒട്ടാകെ അലഞ്ഞ് തിരിഞ്ഞു അതിസാഹസികമായി ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും magic കാരൻറെ സഹായിയായും പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം ഏകദേശം അൻപ ഒൻപത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യ ദുരയും നേരിട്ടു കണ്ടു. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്നു പറയാം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം. ലോകം ചുറ്റും ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻറെ കൃ~കൃതികളിൽ കാണാം. പത്മനാഭ പൈ പത്രാധിപ~രായിരുന്ന ജ~ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എൻറെ തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്ത് എത്തിയത് എന്നാൽ ജോലി തരാൻ നിവൃത്തി നിവൃത്തിയില്ലെന്നും കഥ എഴുതിയാൽ പ്രതിഫലം തരാമെന്നുമുള്ള മറുപടി കേട്ട് ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കത്ത് കഥ എഴുതുകയായിരുന്നു. കറുത്തിരുണ്ട് വിരൂപയായ നായികയുടെയും ചട്ടുകാലും, കോങ്കണ്ണും, കൂനുമായുള്ള യാചകൻ നായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അന്നെഴുതിയ കഥയാണ് എൻറെ തങ്കം. ബഷീറിൻറെ ആദ്യത്തെ novel ണ് പ്രേമലേഖനം. സാമാന്യമായ മലബാ സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിൻറെ ജീവിതാനുഭവങ്ങളുടെ കരുത്ത് കൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിൻറെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ

തീഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻറെ കൃതികളെ അനശ്വരമാക്കി മുസ്ലിം സമുദായത്തിൽ ഒരുകാലത്ത് നിലനിന്നിരുന്ന എല്ലാ വിധ അനാചാരങ്ങൾക്കെതിരെയും വി~വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത് അമ്പതാം വയസ്സിൽ ഫാത്തിമ ബീവി ഭാര്യ. ഹാരിസ്, ഷാഹിന എന്നിവരാണ് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് july അഞ്ചിന് ബഷീർ അന്തരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിൻറെ ഭാര്യയും സാഹിത്യകാരിയും ആയിരുന്ന ഫാബീ ബഷീർ എന്ന ഫാത്തിമ ബീവി അരീക്കാട് കോയക്കുട്ടി master ടെയും പുതുക്കുടി പറമ്പിൽ തുണ്ടിൽ ഖദീജയുടെയും ഏഴ് മക്കളിൽ മൂത്തവളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് july പതിനഞ്ചിനാണ് ഫാത്തിമ ബീവി ജനിച്ചത്. പത്താം തരത്തിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് december പതിനെട്ടിനായിരുന്നു ബഷീറുമായുള്ള വിവാഹം. രണ്ടായിരത്തി പതിനഞ്ച് july പതിനഞ്ചിന് എഴുപത്തി എട്ടാം ജന്മദി~ദിനത്തിൽ അവർ നിര്യാതയായി. ഫാത്തിമയുടെ ഫായും ബീവിയുടെ ബിയും ചേർത്താണ് ഫാബീ ആയത്. ബഷീറുമായുള്ള മുപ്പത്താറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻറെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ആത്മകഥ ബഷീറിൻറെ എടിയെ എന്ന പേരിൽ DCBooks പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.

പ്രേമലേഖനം, സമ സർപ്പ യജ്ഞം, ബാല്യകാലസഖി, ന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ

ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, അനർഘനിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, മരണത്തിൻറെ നിഴൽ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, പാവപ്പെട്ടവരുടെ വേശ്യ, ജീവിത നിഴൽപ്പാടുകൾ, വിശപ്പ്, ഒരു ഭഗവത്ഗീതയും ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ, MT പോൾ, ശിങ്കിടിമുങ്കൻ, കഥാ ബീജം, ചെവിയോർക്കുക അന്തിമകാഹളം, യാ ഹിലാഹി, സമർപ്പ യജ്ഞം ബഷീറിൻറെ തെരഞ്ഞെടുത്ത കത്തുകൾ മരണാന്തരം~ന്തരം പ്രസിദ്ധീകരിച്ചു ഇപ്പപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞവയെല്ലാം ബഷീറിൻറെ പ്രധാന കൃതികളാണ്. കൃതികളുടെ പരിഭാഷകൾ അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ ആ രചനകൾ മലയാള വായനക്കാർക്ക് പാരായണ സുഖമങ്ങൾ ആയിരുന്നുവെങ്കിലും പരിഭാഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നിരുന്നാലും ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നീ novel കൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൃതികൾ സ്കോട്ട്‌ലൻഡിലെ ഏഡിൻബറോ സർവ്വകലാശാല ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. doctor റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ഇത് english ലേക്ക് വിവർത്തനം ചെയ്തത്. franch, malay, chinese, japanese ഭാഷകളിലും പരിഭാഷകൾ വന്നിട്ടു~ണ്ട്. ഇതിന് പുറമേ മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ novel കൾ പൂവൻ പഴം ഉൾപ്പെടെ പതിനാറ് കഥകളുടെ ഒരു സമാഹാരവും ഓറിയന്റൽ ലോങ്മാൻ english ൽ പ്രസിദ്ധീകരിച്ചു. ഭാർഗവീനിലയം, ബഷീറിൻറെ നില നീല വെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവീനിലയം.

മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഈ കഥാപാത്രങ്ങൾ ആരും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രത്തിനു ചലചിത്രമാണ് മതിലുകൾ. ഇതിൽ സ്ത്രീ സാന്നിധ്യമായി KPSC ലളിതയുടെ ശബ്ദം മാത്രമാണ് ഉള്ളത്. ബാല്യകാലസഖി cinema യായി തീർന്ന ബഷീറിൻറെ രണ്ടാമത്തെ നോവലാണ് ബാല്യകാലസഖി. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശശികുമാർ സംവിധാനം ചെയ്ത് കലാലയ ഫി കലാലയ films നിർമ്മാണം ചെയ്ത് പ്രേംനസീറാണ് മജീദായി അഭിനയിച്ചത്. ഷീല ആയിരുന്നു നായിക.

വൈക്കം മുഹമ്മദ് ബഷീറിൻറെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ പുസ്തകമാണ് പ്രേം പാറ്റ. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് february മുതൽ july എട്ട് വരെ മാതൃഭൂമി വാരികയിൽ ഇത് പ്രസിദ്ധീകരിച്ച് വരുന്നു. പ്രണയത്തിന്റെ സ്മരണകൾ എഴുതി കാണിക്കുന്ന ബഷീറിൻറെ കൃതിയാണ് പ്രേം പാറ്റ. ബഷീറിൻറെ ജീവിതകാലത്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല മരണത്തിന് ആറ് വർഷങ്ങൾക്കുശേഷം പ്രേം പാറ്റ പ്രസിദ്ധീകരിച്ചു DC books ആണ് ഇതിൻറെ

ഇന്ത്യ government ന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി fellowship ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും, കേരള സാഹിത്യ അക്കാദമി fellowship ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് കാലിക്കറ്റ് സർവ്വകലാശാലയുടെ doctor of letters ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ, സംസ്കാരദീപം award ഉം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലഭിച്ചു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രേംനസീർ award ഉം, ലളിതാംബിക അന്തർജ്ജനം award ഉം ലഭിച്ചു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്തുവർക്കി award, വള്ളത്തോൾ പുരസ്കാരം എന്നിവയും ലഭിച്ചു. ആദ്യ communist മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന

ആ ദിവസം ബഷീറുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾ വിദ്യാലയങ്ങളിൽ നടന്നുവരുന്നു. കൂടുതൽ അറിവിന്

ഭാഗമാണെന്ന് MP പോൾ എഴുതിയ അവതാരികയിൽ നിന്നും വ്യക്തമാണ്. അതിപ്രകാരമാണ് ബാല്യകാലസഖി ജീവിതത്തിൽ നിന്ന് വലിച്ച് ചീന്തിയ ഒരു ഏടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു.

ഉൾക്കൊള്ളി~ച്ചാണ് ഈ രചി ഇത് രചിച്ചിരിക്കുന്നതെന്നും ആണ്. മജീദിന്റെയും സുഹറയുടെയും ബാല്യകാല അനുഭവങ്ങൾ വിവരിച്ചു കൊണ്ടാണ് കഥ തുടങ്ങുന്നത്.

fifth forum ത്തിൽ പഠിച്ചിരുന്ന കാലത്ത് സ്വാതന്ത്ര്യസമരത്തിൽ ആവേശം കൊണ്ട് നാടുവിട്ട ബഷീർ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചെത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ ദേശാടന വേളയിൽ കൽക്കത്തയി~ലായിരിക്കുന്ന കാലം

താൻ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. വീണ്ടും നിദ്രയിലാണ്ട അദ്ദേഹത്തിൻറെ സ്വപ്നത്തിൽ തൻറെ കളിക്കൂട്ടുകാരിയായ സുഹറ പ്രത്യക്ഷപ്പെട്ടു താൻ മരിച്ചുപോയെന്നും തന്നെ അടക്കം ചെയ്തെന്നും അവള് പറഞ്ഞു അങ്ങനെയാണ് ത~തൻറെ കളിക്കൂട്ടുകാരിയുടെ അകാലമരണം അദ്ദേഹം അറിഞ്ഞത്. പിറ്റേന്ന് തന്നെ തന്റെ വിചിത്രങ്ങളായ ഈ അനുഭവങ്ങൾ ബാല്യകാല അനുഭവങ്ങളോടുകൂടി അദ്ദേഹം രചിച്ചു. ഈ രചന english ലാണ് നടന്നത്. നാട്ടിലെത്തിയശേഷം അതു മാതൃഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഈ കഥയിലെ നായകനായ മജീദ് ബഷീർ തന്നെയും നായിക സുഹറ അദ്ദേഹത്തിൻറെ ബാല്യകാലസഖിയുമാണ്. ബാല്യകാലസഖി നേരത്തിന് നേരത്തെ cinema യായിട്ടുണ്ട് cinema യായിത്തീർന്ന ബഷീറിൻറെ രണ്ടാമത്തെ novel ണ് ബാല്യകാലസഖി. സംവിധാനം P ഭാസ്കരൻ നിർമ്മാണം, നിർമ്മാണം കലാലയ films പ്രേം നസീറാണ് മജീദായി അഭിനയിച്ചത്. ഇപ്പോൾ ഇതേ കഥ വീണ്ടും cinema ആവിഷ്കാരമായി സുഹറയുടെയും മജീദിന്റെയും പ്രണയത്തിൻറെ ചലച്ചിത്ര ആവിഷ്കാരം ബഷീർ തന്റെ പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾ പങ്കുവെക്കുന്ന ദാരുണമായ ഈ പ്രണയകഥയിലെ കേന്ദ്ര കഥാപാത്രമായ മജീദിന് വെള്ളിത്തിരയിൽ ജീവൻ പകർന്നത് മതിലുകളിലെ നായകൻ മമ്മൂട്ടിയാണ്. പ്രമോദ് പയ്യന്നൂരാണ് ബാല്യകാലസഖി സംവിധാനം ചെയ്തത്.